ഈ ബീച്ചിന്റെ കരയിൽ നിരവധി ആൾക്കാര് പങ്കെടുക്കുന്നു.

ബ്ലൂ കളറിൽ ഉള്ള ങ സിൽവർ വൈറ്റ് --

എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പോ ഇത് ഒരു ഉള്ളിലേക്ക് കടക്കുന്ന ഏതോ ഒരു വലിയ സ്ഥാപനമാണ്.

ചിത്രത്തിൽ കാണുന്നത് ബാംബു ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിത്രമാണ്.

വീട് ആ പരാ പുരാതനമായ ഒരു വീടാണ്.

ങ് ഇത് ഏത് ബ്രാൻഡുകളാണ് ഈ സാനിറ്ററിവെയറുകൾക്കുള്ളതെന്നും അറിയില്ല.

ഒരു വണ്ടിയൊന്നും കാണുന്നില്ല പക്ഷേ ആ വീടിനോടും സമീപത്തും ചുറ്റിലുമായിട്ട് മഹ മഹാ വലിയ ചെടി--

ഇതൊരു ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ ഉള്ളിലാണ് കാണുന്നത് ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ് .

ആരോ ഒരു ഫോട്ടോ ജസ്റ്റ് വെർട്ടിക്കൽ ഫോണിൽ എടുത്തിരിക്കുകയാണ്.

ഇവിടെ കസേരകൾ എല്ലാം നിരത്തിയിട്ടിരിക്കുന്നു മറ്റൊരു ബൈക്ക് ഒരു സ്കൂട്ടർ വെച്ചിരിക്കുന്നു കളർ ലൈറ്റുകൾ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു--

ചിത്രത്തിൽ കുറെ തടികൾ കൂട്ടി ഇട്ടിരിക്കുന്നു ഇതെല്ലാം ഒരു പൈൻ തടി ആവാനാണ് സാധ്യത.

ചിത്രത്തിൽ വളരെ പടങ്ങൾ നന്നായിട്ട് ഉള്ള ലൈറ്റ്റിംഗ് ചെയ്ത ഒരു സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്.

ഈ ലൈറ്റിംഗ് ചെയ്ത സ്ഥലത്തിന് പ്രത്യേകതകൾ വളരെ കൂടുതലാണ്.